hello ഡാ എന്തൊക്കെയാ വർത്താനം എന്താ പരിപാടി എന്താടാ സുഖാണ് അങ്ങനെ പോണിണ്ട് അല്ല ഇങ്ങളെ നാട്ടില് corona യും കാര്യങ്ങളൊക്കെ എങ്ങനിപ്പോ ഒഴിവായോ

ഒഴിവായിക്കിണോ ചോയ്ച്ചാ ഇപ്പൊ പഴയ മാരി വലിയ പ്രശ്‌നമില്ല എന്നാലും ചെറുങ്ങനെ ഇണ്ട് ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ എത്രയ രണ്ടായിരം പേർക്കു corona positive ആയിരിന്നു അല്ല അവിടെ എങ്ങനെയാ അവസ്ഥ

ആയിനത്തിന്നൊക്കെ എത്രയോ ഭേദപ്പെട്ട് കാണ് ഇപ്പൊ കുറെയൊക്കെ level ആയി വന്നിക്കാണ് അല്ല ഇങ്ങളെ ജില്ലയിലെ എങ്ങനെ ആയിരിന്നു അവസ്ഥ ആഹ് ഇവിടെ അതേപോലെതന്നെ ഞാന് എത്രയാണ് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ corona ഇങ്ങനെ ശക്തമായത് അപ്പോ ഇനിക് എൻ്റെ പത്താം ക്ലാസ് നഷ്ടപ്പെട്ടു ഒമ്പതാം class ലാസ്റ്റ് school പോയതാണ് പിന്നെ പത്താം class exam എഴുതാനാ school പോണത് അപ്പോ അത് നല്ലൊരു നിമിഷമാണ് പത്താം class എന്ന് പറഞ്ഞത് അത് നഷ്ടപ്പെട്ടു പിന്നെ നേരെ plus one പോയി അങ്ങനെ plus one കുറച്ച് തുടങ്ങിയപ്പോളാണ് ഈ corona കൊറച്ചു ഇതായിപോയത് അങ്ങനെ അപ്പത്ത കാലത്തു കുറെ ആൾക്കാരെ പണിയും പോയി paisa യ്ക്കും tight വന്ന് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഏനു അവിടെ അവിടെ എങ്ങനെയെന്നു ഇവിടെ ഇത് പറഞ്ഞ മാതിരി തന്നെ ഓരോരുത്തരെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ സയ്യിപ്പ് നിന്നിക് ഒരുപാട് ആൾക്കാരെ പണിയും കാര്യങ്ങളും നഷ്ടപ്പെട്ട് ഒരുപാട് പറഞ്ഞ ഒരുപാട് ആൾക്കാർ govt ഉദ്യോഗസ്ഥരെ വരെ നഷ്ടപ്പെട്ടു അവരെ paisa കൊറെ പിടിച്ചു govt പിടിച്ചിട്ടാണ് ഇതേമാതിരി പരിവാടിയും കാര്യമൊക്കെ നമ്മ govt ഇണ്ടായോണ്ട് ഇതേമാതിരി ration കടകള്ളിൽ kit കാര്യങ്ങളൊക്കെ കൊടുതോണ്ടാണ് ആഹ് അങ്ങനെ ജീവിച്ച് പോയിരുന്നു കൊഴപ്പില്ലാത്ത രീതിയില് ഇപ്പൊ കൊഴപൊന്നില്യ അതായത് ഇപ്പോ corona പരമാവധി മാറിത്തുടങ്ങിക്കീണു പിന്നെ നിങ്ങളെ നാട്ടില് എങ്ങനെയാ ഇപ്പോ corona ഉണ്ടോ ഈ ഇപ്പോ ഇപ്പോ ഇപ്പോ വലിയ corona ഇവിടെ കണ്ടു വരണില്ല corona ഉണ്ടായ സമയത്ത് ഇവിടെ കുറെ ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടിരുന്നു പ്രളയമൊക്കെ വന്നതിനാലെ ഇത് ഒക്കെ ഒപ്പം അല്ലേ വന്നിരുന്നെ corona ഇതൊക്കെ അപ്പൊ കുറെ ആൾക്കാരെ വീട് നഷ്ടപ്പെട്ടു കുറെ ആൾക്കാർക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു അങ്ങനെ കുറെ നഷ്ടം ഉണ്ടായിരുന്നു അവിടെ എങ്ങനെയെന്നു ഇവിടെ ഒക്കെ അതെ മാരി തന്നെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഇതേമാരി ഇങ്ങളൊക്കെ മാരി പട്ടാമ്പി ആ ഭാഗത്ത് ഞമ്മള് ഇതേമാരി ഒരു കുറച്ച് വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അപ്പോ ഞങ്ങൾ അവിടെ cleaning കാര്യങ്ങളൊക്കെ പോയിന് അപ്പോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടവും കാര്യങ്ങളൊക്കെ വന്നു എത്ര നല്ല വീട നശിച്ചുപോയിക്കണ അത്രയും നല്ല വീടുകള് പെട്ടെന്ന് വെള്ളം കാര്യങ്ങളൊക്കെ corona ൻ്റെ പ്രശ്‌നം corona ന്ന് വെച്ചു കഴിനാൽ ഭയങ്കര പ്രശ്നേർന്ന് വന്നീനത് പിന്നേ ഇപ്പോ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലാ ണ് വന്നത് ആയിൻ്റെ ലക്ഷണവും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് പിന്നെ ചെറിയ പനി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ആദ്യം തന്നെ നോക്കി കാണുന്നുണ്ടെങ്കി നമുക്ക് ഇത്ര പ്രശ്നം വന്നീനില്ല ഇത് നമ്മൾ ചികിത്സയും കാര്യങ്ങളും ഒക്കെ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം വന്നേ എന്നാണ് എൻറെ ഒരു അഭിപ്രായത്തിൽ നിൻറെ അഭിപ്രായം എങ്ങനെയാണ് ആഹ് അതുപോലെതന്നെ ഞമ്മള് firsr എന്നെ ഇതിനെ പ്രതികരിക്കാൻ നിക്കുകയാണെങ്കി നമുക്ക് മാറ്റമുണ്ടായിരുന്നു ഇത് നമ്ള് first നോക്കീലാ കുറെ ആൾക്കാർ മരണപ്പെട്ടു പോയി പിന്നെ എത്രയോ കുടുംബങ്ങളാണ് അനാഥായിപ്പോയത് അപ്പോ ഈ corona കാലം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യന്മാർ മറക്കൂല കാരണം അത്രയും ബുദ്ധിമുട്ട് ഏറിയൊരു കാലം അയർന്നേ corona കാലമെന്നു പറഞ്ഞ കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല ഒന്ന് കടയിലെക്ക് പോകാം ആടക്കം പറ്റില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഇവിടെയൊക്കെ അവിടെ എങ്ങനെയെന്നു corona കാലത്തൊക്കെ ഇവിടെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മക്ക് ഇങ്ങനെ പുറത്തക്ക് പോലും ഇറങ്ങാൻ പറ്റുല്ല ഞങ്ങൾ club ക്കു ഒരു ആവശ്യത്തിന് വേണ്ടി അപ്പോ police വന്ന് മുന്നിൽ നിന്നങ്ങണ്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കണു അപ്പോ അവര് വന്നണ്ട് ആട്ടിയോടിക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളെ ഒലെ ചെയ്യന്നത് തെറ്റ് എന്നെ കാരണം നമ്മക്കും വേണ്ടിട്ട് ആണ് ഇവര് ഇങ്ങനെ അത്രയും ദുരിതം അനുഭവിക്കുന്നെ എന്നിട്ട് നമ്മള് പോലും കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് വച്ച് കഴിഞ്ഞാ ഞമ്മള് വീട്ടില് ഒതുങ്ങി നിക്കാൻ പറഞ്ഞാൽ നമ്മൾ നിൽക്കില്ല നമ്മള് പിന്നെയും പിന്നെ ഇങ്ങനെ നടക്കാണ് ഈ നടക്കുന്നത് കൂടെത്തന്നെ ഇതങ്ങ് പകർന്ന് വരല്ലേ അപ്പോ അയിന് ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ഒരുപാട് ഓര് നോക്കിക്കണ് എന്നിട്ട് നമ്മള് ഇപ്പോഴത്തെ ആൾക്കാർ ഒന്നും ഇരിക്കുന്നില്ല അതേപോലെ ഞമ്മക്ക് വേണ്ടിയാണ് നമ്മളെ നാട്ടിൽ issue ഇല്ലാത്തോണ്ട് ഞങ്ങൾക്കറിയില്ല നമ്മള് ഒരുപാടു മെച്ചത്തിൽ വന്നിക്ക്‌ണ്‌ പിന്നെ ഇവിടെ corona യും കാര്യങ്ങളും വല്ലാതെ അനുഭവപ്പെട്ടിട്ടില്ല ഇവിടെ പിന്നെ ഒരുപാട് ആൾക്കാരെ പണിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടു പോയിക്കണ് ഇപ്പോളും ഒന്ന് level ആയി വന്ന്ട്ടില്ല നമ്മളെ രാജ്യം പോലും level ആയി വന്നിട്ടില്ല എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ആഹ് അതുപോലെതന്നെ ഇവിടെ കുറെ ആൾക്കാർ പണി പോയി നിക്കുന്നുണ്ട് ഇപ്പോളും പണി ശരിയാവാത്ത കുറേ ആൾക്കാർ ഉണ്ട് ഇവിടെ പിന്നെ ഈ corona വന്ന കാലത്ത് നിങ്ങക്ക് corona വന്നിരുന്ന ഞങ്ങളെ എൻ്റെ വീട്ടിൽ രണ്ടാൾക്കൊക്കെ വന്നീനു എനിക്ക് മാത്രമേ എന്റെ വീട്ടിക്ക് വരാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇങ്ങള് ഇങ്ങൾക് വന്നീന corona ഇങ്ങള ബന്ധുകാരിക്കൊ അതോ ഇങ്ങടെ വീട്ടുകാരിക്കോ ആർക്കെങ്കിലും corona വന്നിനോ ഇല്ല അങ്ങനെ ഒരു അനുഭവം ഞങ്ങളെ വീട്ടുകാർക്കും അതേപോലെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം കാര്യങ്ങൾ ആണെന്ന് പറീന്നിണ്ടു എന്താ വീട്ടുകാർക്ക് ഉണ്ടായപ്പോൾ എന്തേനു താങ്കളുടെ ഒരു നിലപാട് എന്തായിരുന്നു അപ്പോ

എൻറെ ഒരു brother ഉണ്ടായിരുന്നു brother നു വന്നിട്ടുണ്ടായി പിന്നെ എൻറെ ഉമ്മാക്ക് ഉണ്ടായിരുന്നു first brother ന് ഉണ്ടായപ്പോ ഞങ്ങളത് രണ്ടു നില വീട് ആയതുകൊണ്ട് ഏട്ടനെ മേലെ ആക്കി അവൻക്കുള്ള ഫുഡ് ഒക്കെ ഞങ്ങൾ അവിടെ കോണിപ്പടിമ്മൽ പോയി കൊടുക്ക ഓന് അത് മേലെന്ന് വന്ന് എടുക്കും

അയിൻ്റെ pain കുറച്ച് എടങ്ങാറ് ഉണ്ടായിന് അത് മാറി കിട്ടാൻ കുറച്ച് കാലം എടുത്തിരുന്നു അപ്പോ അതിൻ്റെയും കുറച്ച് ഇതൊക്കെയുണ്ട് ഓന്ക്ക് ഇപ്പോളും ഒരു ക്ഷീണം എല്ലോ ഓൻ്റെ മുഖത്തുനിന്ന് പോണില്ല എപ്പോളും ഒരു ക്ഷീണം മാതിരിയ അവൻ അപ്പോ ഇങ്ങളെ എങ്ങനെ അൻ്റെ friends ൽ ആർക്കെങ്കിലും corona ഇണ്ടായിട്ട് ആൾക്കാർ ഇപ്പോളും ഓർക്ക് എന്തേലും പ്രശ്നം ഇണ്ട ഇപ്പോ ആഹ് എൻറെ നാട്ടിലെ ഇതേ പറഞ്ഞ മാതിരി ഒന്ന് രണ്ട് friends ന് ഇതേമാരി ഇണ്ടായിരുന്നു അപ്പോ ഇണ്ടാവുമ്പോ നമ്മക്കൊരു പേടിയാണ് ഇത് ഇങ്ങനെ ഒരു പേടി ഇണ്ടായോണ്ട് നമ്മള് അവരെ വല്ലാണ്ട് മിണ്ടും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു അവസ്ഥയ അങ്ങനത്തെ ഒരു അവസ്ഥ എന്നുവെച്ചാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ് കാരണം അത്രയും ഒപ്പം നടന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു രോഗം കാര്യങ്ങളൊക്കെ ആകുമ്പോ ഒഴിവായി നിക്ക എന്ന് പറയുമ്പോ ഭയങ്കര മോശമുള്ള കാര്യാണത് അല്ല പിന്നെ നിങ്ങള വീട്ടിലും ഉമ്മാക്കും അതേപോലെ brother നും ഇങ്ങനെ corona ഇണ്ടായപ്പോ അയൽവാസികളുടെ അതേപോലെ ബാക്കി പരിസരത്ത് ഇള്ള ആൾക്കാരെ സ്വഭാവ രീതി ഒക്കെ എങ്ങനെയെന്നു ആ അത് നീ പറന്ന പോലെ തന്നെയത്

life ആൺ നോക്കണത് എല്ലാവർക്കും എല്ലാരെയും ലൈഫ് വില ഇണ്ടാവില്ലെ അപ്പൊ അവരുടെ ഒരു പെരുമാറ്റം ഒന്നും ഞങ്ങൾ എടുത്ത അധികം ഇണ്ടായിരുന്നില്ല കാരണം corona വലിയ രോഗാണ് അപ്പോ വലിയ അടുപ്പത്തിന് വന്നിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിക്ക്ണു ലോഗത്തിൻറെ പ്രാധാന്യം ഈ വിലയൊക്കെ മനസ്സിലായപ്പോ വന്നത് വന്ന് ഇനി ആർക്കും വരാതിരിക്കാൻ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോ ഈ corona കാലത്ത് പണി നഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവരിക്ക് ഇപ്പോളും പണി പണി ശരിയാവാത്തെയും കുറെ ആൾക്കാറിണ്ട് പിന്നെ ഈ school കുറേ എന്താണ് school പൂട്ടിയനാൽ കുട്യാളാ പഠിത്തം മുടങ്ങി കുട്യാൾക് പിന്നെ നേരെ ഇങ്ങനെ school ക്കു പോകാം എല്ലാരും താല്പര്യം ഇല്ലാതായ് പിന്നെ പണിക്ക് പോവുമ്പോ പിന്നെ പെട്ടെന്ന് ഇത്രയും കാലം പണിക്ക് പോവാണ്ട് പെട്ടെന്ന് പണിക്ക് പോകുമ്പോ പണിക്കു പോകാനുള്ള മടുപ്പ് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇണ്ടായിരുന്നു നിങ്ങൾ അവിടെ എങ്ങനെയായിരുന്നു ഞങ്ങള അവിടെ ഇപ്പോ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോഴും കാര്യായിട്ട് ഇപ്പൊ ആർക്കും പണിയൊന്നും level ആയി വന്നിട്ടില്ല എന്നാലും കുഴപ്പില്ല level ആയി വരുന്ന രീതിയിൽ ഒക്കെ ആയിട്ടേ ഇള്ളു ഏകദേശം ഇപ്പൊ corona ഇപ്പൊ എവിടെയും ഇല്ലാത്തതായാണ് ഇൻ്റെ ഓർമ ഭയങ്കര ബുദ്ധിമുട്ടേനു നമ്മളെ നാട്ടിലൊക്കെ ആദ്യം ഒക്കെത്തന്നെ മൊത്തം ആൾക്കാർ എൻറെ അഭിപ്രായത്തിൽ നോക്കാണെൽ ഞങ്ങടെ നാട്ടിൽ അത്രക്കങ്ങട് വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് രാജ്യത്ത് ഒരുപാട് കുട്ടികൾ വല്യാ വല്യാ ആൾക്കാര് വരെ മരണപ്പെട്ടു അത് നമ്മൾ വെച്ച് കഴിഞ്ഞാ അത് നമ്മളെ ശ്രദ്ധ കുറവാണ് എന്നാണ് എൻറെ രീതിയിലെ ഞാൻ കണക്കാക്കുന്നത് എന്താണ് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അപ്പത്തന്നെ നമ്മക്ക് ആ രോഗത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകഴിഞ്ഞാൽ ഒഴിവാക്കാം ഒഴിവായി വന്നു കഴിഞ്ഞാൽ നല്ല ഒരു സുഖള്ള കാര്യാണ് പിന്നെ അയിന്റെ വേറൊരു പ്രശ്നങ്ങള് അയിൽ വരൂല നമ്മൾ അത് ശ്രദ്ധിക്കാത്ത കേടാണെന്നാണ് എൻറെ ഒരു അഭിപ്രായത്തിൽ എന്തേ താങ്കൾക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണെങ്കി വരത്തിലായിരുന്നു കാരണം ഇലോ രോഗം കേരളത്തിൽ വന്നതൊക്കെ ആൾക്കാരിക്ക് വലിയ ഒരു വിലയുണ്ടായിരുന്നില്ല കാരണം അറീലല്ലോ ഇത് ഏർ എന്താ രോഗം ഇങ്ങനെ ആണെന്നിള്ളത് അപ്പോ ഇതിനെക്കുറിച്ച് അറിയാത്തോണ്ട് രോഗത്തിന് വലിയൊരു വില കൽപ്പിച്ചില്ല പിന്നെ വന്നു കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ മരിച്ചല് തുടങ്ങിയപ്പോളാണ് ആൾക്കാർക്ക് ഇതിൻറെ വില മനസ്സിലായത് അപ്പോ പിന്നീടാണ് വൈകിട്ടാണ് അവര് ഈ രോഗത്തിൻറെ ഒരു വില മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോ അതിനാൽ കുറെ നഷ്ടങ്ങൾ വന്നു എ കുറെ ജനങ്ങള് മരിച്ചുപോയി കുറേ കുടുംബങ്ങള് അനാഥരായ് അങ്ങനെ കുറെ കുറെ നഷ്ടങ്ങൾ വന്നു പിന്നെ അതിൻറെ ഇടക്കല്ലേ പ്രളയം വന്നത് അങ്ങനെ കുറെ ദുരന്തങ്ങൾ വന്ന് ജനങ്ങൾ എന്നാലും ഒന്നു മനസ്സിലാക്കിട്ട മനസിലാകേട്ടില്ല ഇപ്പോളും നിങ്ങളെ അവിടെ എങ്ങനെയൊക്കയാ ജനങ്ങളിപ്പോ corona യെ ഭയക്കുന്നു ണ്ടോ ഞങ്ങള അവിടെയും ഇത് പറഞ്ഞ മാതിരി തന്നെയാണ് corona ഭയക്കുന്നുണ്ടോ ചോയ്ച്ച corona നെ വലിയ ഭയങ്ങളോ ഭയക്കണില്ല ആളുകൾക്ക് എന്താന്ന് വെച്ചാ ജീവിക്കണം അത്രയേ ഇള്ളൂ അതെങ്ങനെയായാലും ജീവിച്ചുപോണം എന്ന ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളു

ഒരേ മാതിരി നിക്കാ എന്നിണ്ടേൽ നമ്മളെ വീട്ടുകാരിക്ക് ഒരിക്കലും അങ്ങനത്തൊരു ദുരന്തോം കാര്യങ്ങൾ ഒന്നും വരൂല്ല നമ്മളിത് വീടിൽ ഇല്ലാത്തോര് ഏർ വീട്ടിൽ എല്ലാരു ചിലപ്പോ ഒതുങ്ങി ഇരിക്കുന്നു വെച്ച് ഒരാൾ പോയിക്കഴിഞ്ഞാൽ പുറത്തു പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ രോഗം വീട്ടിലെ എല്ലാര്ക്കും എത്തിപെടാണ്

ആഹ് പിന്നെ ഏർ മാറീട്ട് ഇപ്പൊ വെല്യ കൊഴപ്പില്ല ഇപ്പൊ ശരിയായിക്ക്‌ണ് എല്ലാം ശെരിയായിക്ക്ണ് പിന്നെ ഒന്നാമത് main പ്രശ്നം എന്താ ചോയ്ച്ച മ്മളെ മ്മക്ക് മ്മളെ വീട്ടുകാര് അല്ലെങ്കി ഉപ്പമാര് അല്ലെങ്കി ഇക്കാക്കമാര് ആരെങ്കി gulf ൽ ഇണ്ടെകി അവരിക്ക് gulf ന്ന് ഇങ്ങട്ട് വരാൻ ഭയങ്കര പിന്നെ gulf ന്ന് ഇങ്ങട്ട് ഇളള യാത്ര അടക്കം പിന്നെ വന്നെൻ ശേഷം തന്നെ പതിനാല് ദിവസം quarantine ഇരുന്നാലേ ഇള്ളു

അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ കുറേയെണ്ണം കുറെ പേര് ഇതേ മാതിരി അനുഭവിച്ചിരുന്നു അവിടെ എങ്ങനെയായിരുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു gulf ന്ന് ഒന്നും വരാൻ പറ്റിയിരുന്നില്ലല്ലോ നീ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അതെന്ന്യായിരുന്നു അവസ്ഥ നമ്മളെ ഇപ്പോ ഏട്ടൻ ഇതേ മാരി gulf ന്ന് രീതിയില് വന്നപ്പോ checking ഉം കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഒരു മാസത്തെ leave ന് പോലും ചായ്ച്ചിട്ട് അവർ തന്നീല അല്ലെ പിന്നെ അവിടെന്ന് പോരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട് പുറത്തുള്ള വിദേശരാജ്യങ്ങൾ പോലും അത്രയും ദുരിതത്തിൽ ആയിരുന്നു എല്ലാരും കഴിനീരുന്നത് ഇപ്പോളാണ് കുറച്ച് മെച്ചപ്പെട്ട വന്നത് ഇപ്പൊ കുഴപ്പില്ലാത്ത രീതിയില് corona യും കാര്യങ്ങളൊക്കെ പോയതായിട്ടാണ് എൻറെ ഒരു അറിവിൽ ഉള്ളത് പിന്നെ താങ്കളുടെ വാപ്പക്കോ അതേമാതിരി corona വന്ന് സുയിപ്പ് ആയിട്ട് പിന്നെ നാട്ടിൽ വന്നോ ആഹ് കുറെ ദിവസം ആയിട്ട് വരാൻ നിന്നിട്ട് ഒരു മൂന്നാല് മാസം വൈകി കഴിഞിട്ടാണ് വന്നത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ ആകെ മാറിന് ശേഷ വന്നത് അതായത് അയിന് ശേഷം ഏർ നാലഞ്ച് മാസം കഴിഞ്ഞു വന്നു എന്നിട്ട് വന്നിന് ഒരു പത് പതിനാല് ദിവസം quarantine നിന്നിട്ട് പിന്നെ പുറത്തിറങ്ങൽ ഒക്കെ തുടങ്ങി എന്നാലും പുറത്തിറങ്ങിയിട്ടും എല്ലാതും നടക്കാൻ ഒന്നും പറ്റിയില്ല എവിടെയും ചെറിയൊരു ജാഗ്രത ഒക്കെ ഇണ്ടായിരുന്നു അപ്പോ അധികം പുറത്ത്ക്ക് ഒന്ന് ഇറങ്ങാൻ നിന്നിക്കില്ല എല്ലാവരുയെ ഉള്ളിൽത്തന്നെ ആയിരന്നു അപ്പോ gulf ന്ന് വന്നിട്ടും നമ്മളെ നാട് കാണാൻ ഒരു ആഗ്രഹം ഇണ്ടായില്ലെ അപ്പൊ അതിനൊന്നും എലാതിനും സാധിച്ചിട്ടില്ല അപ്പൊ അയിന്റെ ഒരു ചെറിയ സങ്കടം ഒക്കെ ഇണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് gulf ക്ക് പോകുമ്പോ അവിടെ എങ്ങനെന്നു ആ നീ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഇവിടത്തെയും അവസ്ഥ എന്താ വെച്ചയിനാൽ ഇതേമാതിരി ൻ്റെ ഒന്ന് രണ്ട് cousins സും കാര്യങ്ങളൊക്കെ അവിടുന്നു gulf ന്നു വരണ്ട രീതിയിൽ അവര് ഒരു നല്ല സന്തോഷത്തിൽ കാരണം രണ്ടും മൂന്നും നാലും വർഷം ആയിട്ടാണ് പോയി

പിന്നെ എന്തായാലും രോഗത്തിന് ഇപ്പൊ കുറവിണ്ട് എന്നാണ് ൻ്റെ ഒരു അഭിപ്രായത്തിൽ താങ്കളുടെ അഭിപ്രായത്തില്ല് ഇപ്പൊ എങ്ങനെയാ രോഗം ഇപ്പൊ ഉണ്ടോ നിലവില്

എന്നത്തേയും ഇപ്പത്തെയും അവസ്ഥ നോക്കുമ്പോ എത്രയോ ഭാഗ്യവാന്മാർ ആണ് അന്നൊക്കെ പറഞ്ഞാൽ നമ്മക്ക് വീട്ടിനുള്ളിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മൾ നമ്മൾ എന്തോ jail കഴിയുന്ന പോലെയാണോ നമ്മളിവിടെ കഴിഞിരുന്നേ അത്രയും പേടിച്ചായിരുന്നു നമ്മൾ കഴിനീരുന്നേ പുറത്തിറങ്ങാൻ പറ്റൂല പുറത്ത് ഇറങ്ങിയ ഒന്നെങ്കി നമ്മക്ക് വീട്ടിക്കുള്ള സാധനം വാങ്ങാനോ അല്ലെങ്കി എന്തേലും അത്യാവശ്യ കാര്യത്തിന് പോവാനും ഒന്നിനും പറ്റില്ല hospital case ഇണ്ടെങ്കി തന്നെ ആത്യാവിശ്യം വെല്യ case ആണെങ്കി മാത്രുള്ളൂ നമ്മക്ക് പോകാൻ പറ്റ ഏത് police മാർ ഇണ്ടാവും എപ്പോളും police മാർ മ്മളെ നല്ലെന് എന്നയ നികുന്നെ പക്ഷെ ജനങ്ങൾ അത് മനസിലാകൂല പിന്നെ വെറുതെ police മാരെ അങ്ങനെ ആകാലത്തും police മാരെ എതിർക്കണ കൊറേ നാട്ടുകാർ ഇണ്ടായിരുന്നു ഏർ പക്ഷെ അവരിക്ക് നമ്മളെ നല്ലെന് വേണ്ടീട്ട് അല്ലെ അവര് നിക്കണത് അതൊന്നു അവര് മനസ്സിലാക്കൂല അങ്ങനെ കൊറേ നാട്ടിൽ ഇണ്ടായിരുന്നു ഇവിടെ ഇങ്ങളെ നാട്ടാർ എങ്ങനെയായിരുന്നു police ന് ഒക്കെ നല്ല രീതിയില് നിന്നോടത്തിനോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ നാട്ടില് ഇതേ മാതിരി കുറച്ച് ചെക്കന്മാർ ഉണ്ടായിരുന്നു അവര് എന്ത് പറഞ്ഞാലും കേൾക്കൂല്ല ഏർ സംഭവം നമ്മക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്ത പോലു ചിന്തിക്കണില്ല എന്ന വെച്ചു കഴിനാൽ നമ്മൾ എന്നെയാണ് അതായത് നമ്മുടെ വീട്ടിലെ ഒരു വീട്ടിലെ ഒരാളുണ്ടായാൽ മതി പുറത്ത് കൂടെ നടക്കുന്നെ ഒരാൾ ഇണ്ടായ മതി ആ വീട്ടിത്തെ എല്ലാവർക്കും വരും പക്ഷെ police മാർ നമ്മക്ക് വേണ്ടിയിട്ടാണ് പറയണത് എന്ന് അവര് മനസ്സിലാക്കുന്നില്ല അതേമാരി നമ്മളെ നാട്ടില് ഇതേ മാതിരി ഒരുപാട് തലതെറിച്ച ചെറുക്കന്മാർ ഉണ്ടായിരുന്നു എന്നാലും അവരെ ഇപ്പൊ എൻ്റെ എൻ്റെ രോഗം vaccine ഉം കാര്യങ്ങളും ഒക്കെ അടിചോണ്ടിരുന്നാൽ ഇപ്പൊ രോഗത്തിന് ഒരു കുറവ് ഇണ്ട് എന്തായാലും ഏർ പിന്നെ mask വെച്ചോണ്ട് ഇപ്പൊ രോഗത്തിന് എന്തേലും കുറവ് ഇണ്ടോ ഇല്ലയോന്നതിൽ തങ്ങളുടെ അഭിപ്രായം എന്താ ആ mask വെച്ചതില് നല്ലൊരു ശതമാനം കുറവ് ഇണ്ട്‌ കാരണം ഈ mask ലൂടെയും ഏർ സംസാരത്തിലൂടെ തൊടുമ്പോൾ അങ്ങനെ ഒക്കെ ആണ് നമ്മക്ക് കൂടുതൽ വരാൻ സാത്യത അപ്പൊ അത് നല്ലൊരു കുറവ് ഇണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടത് വെച്ചാ mask വെച്ചാ നല്ലത് തന്നെയാണ് കാരണം നമ്മൾ കൊറേ തടസം നമ്മക്ക് തടയാൻ പറ്റും ഏർ എന്നാ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്ക okay hai നമസ്ക്കാരം അപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ കുറിച്ചാണ് അതായത് ഇന്ത്യ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ republic of india ഭാരത് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു യഥാർത്ഥ നാമം എന്നറിയപ്പെടുന്നത് ഏർ republic of india എന്നാണ് പക്ഷെ നമ്മള് നമ്മള് ഇരിക്കുന്നത് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ഭാരത് എന്നൊക്കെ ആണ് ഇന്ത്യയുടെ തലസ്ഥാനം എന്നറി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 ഏഴാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ വലിപ്പത്തില് നിൽക്കുന്നതെങ്കിലും ജനസംഖ്യയിൽ ഏകദേശം ഒന്നാം സ്ഥാനത്താണ് ഏറ്റവും മുന്നിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഏർ ഏതാനും ദിവ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു

അത് നീട്ടി വെച്ചിരിക്കുക ആണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു unofficial കണക്ക് പ്രകാരം ഏകദേശം നൂറ്റിനാല്പത് കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് വിവരം അപ്പോ ഇന്ത്യയുടെ അതിർത്തി എന്നറിയപ്പെടുന്നത് ഏകദേശം ഇന്ത്യ വൽ ഇന്ത്യയെ വലിപ്പത്തിൽ ഇന്ത്യ ഏഴാം സ്ഥാനത്ത് എന്നാണ് പറയുന്നത് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ വലിപ്പത്തിൽ ഏഴാം സ്ഥാനത്തു ആണ് ഏകദേശം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് മ്യാന്മർ ഏർ അതുപോല ഉം ചൈന നേപ്പാള് ഭൂട്ടാൻ എന്നിവയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രവാക്യം എന്നറിയപ്പെടുന്നത് സത്യമേവ ജയതേ എന്നാണ് അതായത് സത്യം മാത്രമേ വിജയിക്കുന്നു സംസ്‌കൃത ഭാഷയിലാണു ഇതെഴുതി ഏർ സംസ്‌കൃത ഭാഷയിലാണ് ഇത് ഏർ ഇന്ത്യയുടെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്നത് വന്ദേ മാതരം എന്നും ദേശീയ ഗാനം ജനഗണമന എന്നാണ് ഏർ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 ഏർ english ഒക്കെആണ് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രപ്രദേശങ്ങള് ഏർ കേന്ദ്രഭരണപ്രദേശങ്ങളും ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ state ലും വ്യത്യസ്ത വ്യത്യസ്ത language ആണ് അതായത് നമ്മടെ കേരളത്തില് ആണെങ്കിൽ മലയാളം പിന്നെ തമിഴ്‌നാട്ടിലാണെങ്കില് തമിഴ് കർണ്ണാടകത്തിൽ കന്നഡ പിന്നെ ഗുജറാത്തിൽ ഗുജറാത്തി അങ്ങനെ പല സംസ്ഥാനത്തും പല ഭാഷകളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഹിന്ദി ആണ്അതുകൊണ്ട് തന്നെ official language എന്ന് എനിക്ക് തോന്നുന്നത് official language എന്നറിയപ്പെടുന്നത് ഹിന്ദിയും english ഉം ആണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പൗരൻ അല്ലെങ്കിൽ ഒന്നാമത്തെ പൗരൻ ഒരു ആരാ ഇന്ത്യയുടെ രാഷ്‌ട്രപതി ആണ് ഇപ്പോഴത്തെ രാഷ്‌ട്രപതി ദ്രൗപതി മുർമു ആണ് അതുപോലെ നമ്മുടെ ഏർ vice president അറിയപ്പടുന്നത് vice president ജേകബി ധൻകറും ഇന്ത്യയുടെ പ്രധാന മന്ത്രി നരേന്ദ്ര മോഡി ആണ്

നമ്മുടെ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചാൽ നമുക്ക് അറിയ ഇന്ത്യ എന്നത് സാംസ്‌കാരികമായും പിന്നെ ഭൂപ്രദേശമായാലും ഭക്ഷണ രീതിയാലും കാലാവസ്ഥയാലും നൃത്തമായാലും പിന്നെ ആചാരങ്ങളായാലും അനുഷ്ടാനങ്ങളായാലും എല്ലാ സംസ്ഥാനത്തും വ്യത്യസ്തമാണ് എല്ലാ സംസ്ഥാനത്തും അതായതു ഇനിയിപ്പോ കാലാവസ്ഥ ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആണെങ്കിൽ ഒരു medium കാലാവസ്ഥ ആണെങ്കിൽ നമുക്ക് രാജസ്ഥാനിൽ പോയ നമ്മക്ക് അവിടെ പോയിട്ട് പോയാൽ ആട മരുഭൂമി കാണാൻ കഴിയും കാരണം തല ചൂടായിരിക്കും എന്നാ കുറച്ചു കൂടി മുകളിലേക്ക് പോയമുകളിലേക്ക് പോയ അതായത് രാജസ്ഥാൻ അല്ല പിന്നെ കാശ്മീരൊക്കെ പോയ നമ്മക്ക് മഞ്ഞൊക്കെ കാണാൻ കഴിയും ഒരു രാജ്യത്ത് തന്നെ വ്യത്യസ്ത വ്യത്യസ്ത കലവറ വ്യത്യസ്ത വ്യത്യസ്ത കാലാവസ്ഥ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ വൈവിധ്യങ്ങളുടെ കലവറ എന്ന് വേണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പിന്നെ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഈ സംസ്കാരങ്ങൾ ആയാലും പിന്നെ നമ്മള് ഒരു south ഇന്ത്യയിൽ നിന്ന് north ഇന്ത്യയിലേക്ക് പോയാലും പിന്നെ നമ്മക്ക് ആ സംസ്കാരങ്ങളിലെ വ്യത്യാസങ്ങളും അത്പോലെ ആചാരങ്ങളിൽ ഇള്ള വിശ്വാസവും ആചാരങ്ങളിൽ ഇള്ള വ്യത്യാസവും അനുഷ്ട്ടാനകളിൽ ഇള്ള വ്യത്യാസം ഓരോ പിന്നെ നൃത്തങ്ങൾ നമക്ക് നമക്ക് നമ്മളെ നമ്മുടെ കേരളത്തിലെ മോഹിനിയാട്ടം അത്പോലെ പിന്നെ തമിഴ്‌നാട്ടിലെ ഭരതനാട്യം അങ്ങനെ ഒ എല്ലാ എല്ലാ നാട്ടിലും വ്യത്യസ്തമാണ് നമ്മടെ ഇന്ത്യ എന്ന ഒരു രാജ്യമാണെങ്കിലും നാനാത്വത്തിൽ ഏകത്വം എന്ന പറയുന്ന പോലെ എല്ലാ എല്ലാ രാജ്യത്തും മിക്കഎല്ലാ എല്ലാരാജ്യത്തും എന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യാസമാണ് നമ്മുടെ ഇന്ത്യയെ ഇരുപത്തിയെട്ട് സംസ്ഥനങ്ങളായും അൽ എട്ടു കേന്ദ്രഭരണ പ്രദേശങ്ങളായും തരാം തിരിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങളെ വീണ്ടും ജില്ലകളായും തരം തിരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് രാജസ്ഥാൻ ആണ് അതുപോലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയാണ് വെറും രണ്ട് ജില്ലകൾ മാത്രമാണ് ഗോവ എന്ന സംസ്ഥാനത്തിൽ ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യ അറിയുന്ന ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഒരു മതേതര രാജ്യമെന്നു വേണമെങ്കിൽ നമ്മക്ക് വിശേഷിപ്പിക്കാനും കഴിയും കാരണം ഇന്ത്യക്ക് മാത്രമായി ഒരു official ആയിട്ടൊരു മതമില്ല ഏത് രാജ്യക്കാരായാലും ഏത് മതക്കാരായാലും നമ്മുടെ ഇന്ത്യ ഏറ്റെടുക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹിന്ദു മത വിശ്വാസികൾ ആണ് അടിത്ത അതിനുശേഷം ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്‌ലിം വിശ്വാസികൾ ആണ് എന്നാൽ ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ് ഇന്ത്യയ്ക്ക് വേണമെങ്കിൽ ഒരു മതം ഇല്ലാ എന്ന് വേണെമെങ്കിൽ പറയാം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 ചരിത്രങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ഇപ്പോഴത്തെ ക്രിക്കറ്റ് rank list ലൊക്കെ ഇന്ത്യ ആണ് ഒന്നാം സ്ഥാനം twenty twenty യിലും ഏകതെരയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തും test ലേകദേശം രണ്ടാം സ്ഥാനത്തും ആണ് ഇന്ത്യയിൽ അപ്പൊ ക്രിക്കറ്റിൽ

നമ്മളെ ലോകത്ത് തന്നെ ഏറ്റവും പിന്നെ ഒരു famous ആയൊരു കായിക വിനോദമാണ് ചെസ്സ് അത് കണ്ടുപിടിച്ചത് നമ്മുടെ രാജ്യമായ ഇന്ത്യ ആണ്. അതുപോലെ maths ലും അതായത് maths ലെ നമ്മളെ പൂജ്യം എന്ന സംഖ്യ കണ്ടുപിടിച്ചത് ഇന്ത്യയാണ്. അപ്പൊ science ലും maths ലും അതുപോലെ പല പലതും നമ്മുടെ ഇ രാജ്യ അല്ല ഇന്ത്യ എന്നും മുന്നോട്ട് തന്നെ നിൽക്കുന്നു ഏകദേശം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണപ്രദേശ ജില്ലകളായി തരം തിരിച്ചിട്ടുണ്ട് ഈ ജില്ലകളെ തന്നെ വീണ്ടും നമ്മുക്ക് താലൂക്കുകളായിട്ടും പിന്നെ മറ്റു വിഭജിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിഭജനം എല്ലാ സംസ്ഥാനങ്ങളിലും ഒര്പോലെ അല്ല ഇനി നമ്മുക്ക് ജമ്മു and കശ്മീർ തന്നെ എടുത്താല് ഏകദേശം രണ്ടായിരത്തിപത്തൊമ്പതിലായിരുന്നു ജമ്മുകശ്മീർ ലഡാക്ക് എന്നീ രണ്ടു കേന്ദ്രപ്രദേശമായി വന്നത്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 എട്ടു കേന്ദ്രപ്രധേന പ്രദേശങ്ങളും വന്നു ഏകദേശം സംസ്ഥാനങ്ങളിൽ പ്രാദേശികമായി തെരെഞ്ഞെടുക്കപ്പെട്ട മന്തിസഭ ഭരണം നടത്തുമ്പോൾ കേന്ദ്രപ്രദേ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ രാഷ്‌ട്രപതി ആണ് അല്ലെങ്കിൽ ഒരു administrate വഴി നേരിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത് എന്നാല് ചില കേന്ദ്രഭരണ പ്രദേശങ്ങളില് ഏർ ചെറുതായിട്ട് വ്യത്യാസം കാണാം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് ഏകദേശം ആയിരത്തിതൊള്ളായിരത്തിനാൽപ്പത്തിഏഴ് august പതിനഞ്ചിനായിരുന്നു അത് കഴിഞ്ഞു അതിനു മുമ്പുതന്നെ ഏകദേശം ഇരുന്നൂറോളം വർഷങ്ങൾ ഇരുന്നൂർ ഇരുന്നൂറ് വര്ഷങ്ങളോളം നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു മുന്നിൽ അഡ് ഏർ സാമ്രാജ്യത്തിനു മുന്നിൽ പിന്നാ അടിമകളായി ചെയ്തർന്നു വേണെങ്കിൽ പറയാം ഏർ പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അറിയപ്പെട്ടിരുന്നത് പിന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നായിരുന്നു അവരുടെ പക്കൽ നിന്നും നമ്മടെ നമ്മടെ സ്വാതന്ത്യ സമര സേനാനികൾ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

ഇതൊക്കെ തന്നെ ആണ്നമ്മടെ ഇന്ന് നമ്മള് കാണുന്ന ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഇന്ത്യ മതേതരത്വത്തിന്റെ ഇന്ത്യ പിന്നെ നാനാത്വത്തിൽ ഏകത്വം എന്നറിയപ്പെടുന്ന ഇന്ത്യ ഒരു പക്ഷെ അവരൊക്കെ ഒന്നും ചെയ്തിട്ടില്ലാരുന്നു എങ്കില് നമ്മള് ഇന്നും വേണമെങ്കില് ബ്രിട്ടീഷ്‌കാരുടെ കീഴിലായി അടിമപ്പെട്ടു ജീവിച് ജീവിച്ചിരിക്കേണ്ട അവസ്ഥ വന്നിരുന്നു ഏകദേശം മറ്റു രാജ്യങ്ങളുമായി സംബറി ഏർ നമ്മടെ മറ്റുരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം എപ്പോഴുമൊരു വികസിതരാജ്യം എന്ന് പറയാൻ പറ്റില്ല വികസ്വര രാജ്യങ്ങളിലൊന്നാണ് എന്നാൽ മറ്റു രാജ്യങ്ങൾക്ക് മുമ്പില് ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഒരു രാജ്യം ആണ് ഇന്ത്യ അതിലോരോ ഇന്ത്യക്കാരനും നമ്മക്ക് തീർച്ച ആയും അഭിമാനിക്കാൻ കഴിയും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഒരു രാജ്യത്ത് പോയാലും

ബിസി രണ്ടാം ശതകത്തോടടുത്തു alexandrian കാലഘട്ടത്തിൽ ബിസി മുന്നൂറ്റിഅൻപതിയാറ് മുന്നൂറ്റിപന്ത്രണ്ടിൽ രചിക്കപ്പെട്ട ഒരു സഞ്ചാര guide ആണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളെകുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയത്. ഹെറഡോസഫിന്റെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിലും പുരാതന ലോകാത്ഭുതങ്ങളെ കുറിച്ച് വ്യക്തമായി വിവരിച്ചിരിക്കുന്ന ഈ ഏഴിൽ ഈജിപ്തിലെ വൻ പിരമിഡ് മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. ഇതിൽ തന്നെയും കഴിഞ്ഞ അഞ്ഞൂറിലേറെ വർഷങ്ങളായി ജീർണ്ണോമുഖമാണ്. alexandrian കാലഘട്ടത്തിനുശേഷം ഏഴ്ഏഴത്ഭുതങ്ങളുടെ പല പട്ടികകൾ പ്രചാരത്തിൽ വന്നു. പുരാതന ലോകാത്ഭുതങ്ങൾ ജിസയിലെ പിരമിഡ് ഈജിപ്റ്റിലെ

ഈജിപ്തിലേതാണ് യഥാർത്ഥ പിരമിഡുകൾ മെസപ്പൊട്ടോമിയ, മെക്സിക്കോ, മധ്യ അമേരിക്കയിലെ മായ എന്നിവിടങ്ങളിലെ രാജവംശങ്ങൾ സമാനമാതൃകയിൽ നിർമ്മിച്ച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

ഇന്ന~ ഇന്നവശേഷിക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്നവ കുഫുവിന്റ്റെ പിരമിഡ് നൈൽ നദിയുടെ പടിഞ്ഞാറേ കരയിൽ ദക്ഷിണ അലക്സാട്രിയക്ക് നൂറ്റിഅറുപത്തിയൊന്ന് kilometre തെക്ക് സുമാർ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 നൂറ്റിനാല്പത്തിആറേ point തൊണ്ണൂറ്റിഒന്ന് metre ഉയരമുള്ള പിരമിഡ് ഒരുലക്ഷം തൊഴിലാളികൾ ഇരുപത് വർഷം പണിയെടുത്ത് നിർമിതി~നിർമിച്ചതാണെന്ന് കരുതപ്പെടുന്നു. തൂ~തൂക്കു പൂന്തോട്ടം തൂങ്ങി കിടക്കുന്ന പൂന്തോട്ടം അഥവാ hanging garden എന്ന് വ്യാജ~ വാജ്യർഥത്തിലല്ല ഈ പദം പ്രയോഗിച്ചിരിക്കുന്നത്. നിരനിരയായ പടവുകളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഈ പൂന്തോട്ടം ആകാശത്തിൽ തലയെടുപ്പോടെ ഉയർന്നുനിന്നിരുന്നു. ഇത് ആരേ എന്ന് നിർമ്മിച്ചു എന്ന് കൃത്യമായി പറയാനാവില്ല.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

യയിലെ രാജാവായിരുന്നു ക്രോസഫ് ബിസി മുന്നൂറ്റിയൻപത്തിൽ ഏഷ്യ മൈനറിൽ പണി കഴിപ്പിച്ചതാണ് artimest ക്ഷേത്രം. സുമാർ നൂറ്റിനാല് point ഇരുപത്തിനാല് metre നീളവും നാല്പത്തിയൊൻപത് point തൊണ്ണൂറ്റിയെട്ട് metre വീതിയും ഇതിനുണ്ടായിരുന്നു. പതിനെട്ടെ point ഇരുപത്തിമൂന്ന് metre ഉയരമുള്ള നൂറ്റിഇരുപതിയേഴ് വൻശില സ്തംഭങ്ങൾ ഉള്ളതായിരുന്നു ഈ ക്ഷേത്രം.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

എന്നാൽ ആയിരത്തിതൊള്ളായിരത്തിഅമ്പതിൽ സിദിയാസിന്റെ work shop കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ കാലഗണനയിൽ സുമാർ ബി സി നാനൂറ്റിമൂപ്പതിനോടടുത്ത് നിർമ്മിക്കപ്പെട്ടുവെന്നാണ് കണക്കാക്കപ്പെട്ടത്. എ ഡി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 തൻറെ സോദരനും ഭർത്താവുമായ ക്യാരിയയിലെ മാസേലോസ് രാജാവിൻറെ ബിസി മുന്നൂറ്റിഅൻപത്തിമൂന്ന് സ്മരണയ്ക്കായി ആർത്യമേഷ്യാ രാജ്ഞി പണി കഴിപ്പിച്ച സ്മാരകമാണിത്. ബിത്തിത് അഥവാ ബിത്തിയോസ് എന്ന ശില്പിയും നാല് പ്രമുഖ ഗ്രീക്ക് കൊത്തുപണിക്കാരായ കോർബർട്ട്, ബ്രിയാസിസ്, ലിയോഷാരഫ്, തിമോത്തിയോസ് എന്നിവരും ചേർന്ന് നിർമ്മിച്ചു. ഈ മാർബിൾ പ്രതിമയ്ക്ക് നാല്പത്തിരണ്ടേ point അറുപത്തിയേഴ് metre ഉയരമുണ്ടായിരുന്നു. പതിനൊന്നും പതിനഞ്ചും നൂറ്റാണ്ടുകൾക്കിടയ്ക്ക് ഭൂചലനത്തിൽ ശനി ചിരിക്കാമെന്ന് കരുതുന്നു റോഡ്സിലെ കൊലൊസസ്സ്

ഇതിൻറെ സ്മരണ നില നിർത്തുവാൻ പണി കഴിപ്പിച്ച സൂര്യദേവനായ ഹീലിയോസിന്റെ വെങ്കല പ്രതിമ ലിൻറ്റസിലെ സാറസ് ആണ് നിർമ്മാതാവ്. പണി പൂർത്തിയാവുന്നതിന് പന്ത്രണ്ട് വർഷമെടുത്തു. ഇരുനൂറ്റിതൊണ്ണൂറ്റിരണ്ട് ഇരുനൂറ്റിഎൺപത് ബിസി ഇരുനൂറ്റിഇരുപത്തിഅഞ്ചിലെ ഭൂകമ്പത്തിൽ ഇതിൻറെ മുട്ടിന്റെ ഭാഗത്ത് വെച്ച് ഒടിവുണ്ടായി. വീണുപോയ പ്രതിമയെ എ ഡി അറുന്നൂറ്റിയന്പത്തിമൂന്നുവരെ സംരക്ഷിച്ചു ആയിടയ്ക്ക് റോ ആക്രമിച്ച അറബികൾ ഇതിനെ കഷണങ്ങളാക്കി വിറ്റു. തൊള്ളായിരത്തിലേറെ ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ വരുന്ന ഭാരം ഇതിൽ ഉപയോഗിച്ചിരുന്ന പിത്തളയ്ക് ഉണ്ടായിരുന്നു. അലക്സാട്രോ അലക്സ് അലക്സാ ട്രിയ്യയിലെ ഫാരോഫ് അഥവാ ദീപസ്തംഭം ഈജിപ്തിലെ ഫാറോസ് ദ്വീപിൽ അലക്സാട്രിയ തുറമുഖ കവാടത്തിൽ ട്രോള്മി രണ്ടിന്റെ ഭരണകാലത്ത് നിർമ്മിച്ചു. നൈ~നൈദസ്സിലെ സൊപ്റ്റാ~പ്ലാറ്റിസ് ആയിരുന്നു ഇതിൻറെ ശില്പി ഇതിൽ സുമാർ നൂറ്റിമൂപ്പത്തിന്നാലെ point പതിനൊന്ന് metre ഉയരം ഉണ്ടായിരുന്നു. മു മൂന്ന് എടുപ്പുകളായാണ് ഇതിൻറെ നിർമ്മിതി താഴത്തേത് സമചതുരം മധ്യത്തിലേക്ക് അഷ്ടഭുജം മുകളിലെത്തെത് ഗോള~ ഗോള സ്തംഭാകൃതി അതിനു മുകളിലുള്ള തർക്കുലമായ പടവുകളുടെ മുകളിൽ കപ്പലുകൾക്ക് മാർഗ്ഗസൂചകമായി ദീപസ്തംഭം നിർമ്മിച്ചിരുന്നു. എ ഡി തൊള്ളായിരത്തിഅൻപത്തിയഞ്ചിനോടടുത്ത് കൊടുങ്കാറ്റും, ഭൂകമ്പവും നിമിത്തം ഇതിന് കേടുപാടുകൾ സംഭവിച്ചു. പതിനാലാം ശതകത്തിൽ പൂർണമായി നശിക്കുകയും ചെയ്തു.

പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് ഗിസസിയയിലെ പിരമിഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പ്രാചീന ഈജിപ്തിൽ നൈൽ നദിയുടെ കരയിൽ തൂങ്ങുന്ന പൂന്തോട്ടം ബാബിലോണിയയിലാണ് സീയൂസിൻറ്റെ പ്രതിമ പ്രാചീന ഗ്രീസിലെ ഒളിമ്പിയ ഒഫിസസസിലെ ഡയാന ക്ഷേത്രം, പ്രാചീന ഗ്രീസിലെ ലിധിയ സ്മാരകസ്തംഭം ഫെലുഡ് സാമ്രാജ്യം പ്രാചീന ഗ്രീസ് റോഡ്സിലെ കൊളൊസ് ഗ്രീസ്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 കൊളോസിയം ഇറ്റലി, അലക്സാട്രിയിലെ ഭൂഗർഭ ഗുഹകൾ അലക്സാട്രിയ, ഈജിപ്ത് ഹേഗിയ സോഫിയ കോൺസ്റ്റാന്റിനോപ്പിൾ ടവർ മാഞ്ചി ചൈന ചൈനയിലെ വൻ മതിൽ ചൈന, പിസയിലെ ചെരിഞ്ഞ ഗോപുരം പിസ ഇറ്റലി. ആധുനിക ലോകാത്ഭുതങ്ങൾ ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിഒന്നിലെ പുനർ നിർണയ പ്രകാരം കുഫുവിന്റ്റെ പിരമിഡ് ഹേഗിയ സോഫിയ, പിസയിലെ ചെരിഞ്ഞ ഗോപുരം, ആഗ്രയിലെ താജ് മഹൽ, യൂഎസിലെ washington monument പാരിസിലെ ഈഫൽ ഗോപുരം, യുഎസിലെ empire state building ഇവയാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങൾ.

ആയിരത്തിനാനൂറ്റിഅന്പത്തിമൂന്നിൽ കോൺസ്റ്റാന്റിനോപ്പിളൻറ്റെ പതനശേഷം ഇത് ഒരു മുസ്ലിം ദേവാലയം ആയി തീർന്നു. ഇപ്പോൾ ഇതു ഒരു ബൈസ്ൻറ്റേയിൻ കലാശേഖരണമാണ്. എ ഡി മുന്നൂറ്റിയറുപതിൽ